ചായ എല്ലാം കൊടുക്കുന്ന അതും മുഖ്യനാട്ടിൽ അല്ല കേരളത്തിന്റെ ഭാഗ കേരളത്തിനും പുറത്തുള്ള ഒരു നാട്ടിത്തവര് നടത്തുന്നതായിട്ട് നമുക്ക് കാണാം.

ഇത് ഒരു വിശേഷ പരിപാടി ഉള്ളതുപോലെയാണ് കണ്ടിട്ട് തോന്നുന്നത് കാരണം ചു--

അത് എഴുതിയിരിക്കുന്നത് മഞ്ഞ നിറത്തിൽ ആണെന്ന് എനിക്കുണ്ടായ തോന്നൽ പക്ഷേ ശരിക്കുമുള്ള നിറം തിരിയുന്നില്ല.

ഇതൊരു വ്യക്തി ആ ജിമ്മിൽ പോയി അഥവാ വ--

സൈഡുകൾ എല്ലാം തൂണാണ് മോളിൽ മഴ നനയാണ്ട് ഇരിക്കാൻ വെള്ളം ഊറ്റാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.

ഒരു ചങ്ങായി പാറെ തൊട്ടുകൊണ്ടിരിക്കുന്നു ഒരു കറുത്ത പാറയാണ് കൊറെ പാറകളുണ്ട്.